ങാ! ഹലോ..കുറേ നാളായല്ലോ സംസാരിച്ചിട്ട്... ങാ..എന്ത് ചെയ്യാനാ..ഒത്തിരി തിരക്കായിപ്പോയി. ഇപ്പൊ വിളിക്കാനൊന്നും സമയംകിട്ടുന്നില്ല ആരേം. ഒ..ഒ ...ഓ..ഇവിടെയും..

ആങ്..ഹ.. ഇവിടെയും കുറച്ചു തിരക്കിലായിപ്പോയി. ഈ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള... കോളേജിലേക്ക് കേറാനുള്ള ഓരോരോ...പരീക്ഷകളൊക്കെ എഴുതി...അതിൻ്റെ തിരക്കിലായിരുന്നു. ങാ..എനിക്ക് മനസിലാകും, ഞാൻ വെറുതെ പറഞ്ഞതാ..എനിക്കും ഇവിടതേ..അതേ അവസ്ഥയാണ്, ആയിരുന്നു.

കേരളാ ലോ അക്കാദമി നിയമവിദ്യാലയത്തിലാ ഇപ്പൊ കിട്ടിയേക്കുന്നത്.

ങാ..അവരുടെ ഒരു പരീക്ഷ ഉണ്ടായിരുന്ന്..അവര് നടത്തുന്നത്...

അത് എഴുതി...അതില് കുറച്ചു മാർക്കൊക്കെ കിട്ടി, അങ്ങനെപിന്നെ അവിടെ അഡ്മിഷൻ ആയി ഇപ്പൊ.

അതുവരെ അഡ്മിഷൻ എവിടെ കിട്ടുമെന്നുള്ള ഇതില് പേടിച്ചൊക്കെ നിൽക്കുവായിരുന്ന്..

അത് പിന്നെപ്പഴെങ്കിലും ബിരിയാണിയോ വല്ലോമൊക്കെ മതി. ഇവിടെ ഞാനും ക്‌ളീ എഴുതി നിൽക്കുവാണ്, ക്‌ളീയുടെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല.

അത് എപ്പഴാ വരുന്നേ? ങാ...പക്ഷേ എനിക്ക് ഇവിടെ കിട്ടിയോണ്ട്... ഇവിടെയെനിക്ക് കിട്ടിയോണ്ട് അത്രയധികം പരിശ്രമിച്ചല്ല ക്‌ളീ എഴുതിയത്.

കിട്ടണെങ്കി കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് എഴുതിയെക്കുന്നെ. എന്തായാലും ഇവിടെ ആയല്ലോ..

ക്‌ളീ ട പരീക്ഷാഫലം എപ്പോ വരും നു വല്ലോം അറിയുമോ? അടുത്തമാസം പത്തെന്നൊക്കെ പറയുന്നകേട്ട്.. അത്ര ഉറപ്പില്ല.. ഒ.ഓ.ഒ..അപ്പൊ ഇയാളുടെ കോളേജ് തുടങ്ങിയിട്ട് ദിവസമെത്രയായി?

ഒരാഴ്ചകൊണ്ട്...അങ്ങനെയൊന്നും മനസിലാക്കാനുള്ള ഒരു സമയമായിട്ടില്ല. ഇല്ലാ, അല്ലാണ്ട് ഈ കോളേജിലെ...ങാ...അധ്യാപകരും കൂട്ടുകാരും...

നല്ല അധ്യാപകർ ആണെന്നുള്ളതാണ് തോന്നുന്നത്.

പിന്ന..കൂട്ടുകാരൊന്നും...ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ.. ഓ അപ്പൊ കൂടെപ്പഠിക്കുന്ന കുട്ടികളെങ്ങനെയുണ്ട്? കൊള്ളാമോ?

ങ.അല്ലാണ്ട് അവിടത്തെ ...ഈ..ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ? കോളേജിലെ?? ങാ..കോളേജെല്ലാം നല്ലതാ..

ഒ, ഓ..ശരി, ശരി.അപ്പൊ...അവിടെന്നെത്ര ദൂരമുണ്ട് ? ഇവിടന്ന്...കുറച്ചുദൂരമേ ഉള്ളൂ..ശരിക്കെത്രാ ന് അറിയത്തില്ല.

ഇതെടുത്തത്, ഈ വീട് എടുത്തത്. ഇവിടെ വാടക കുറച്ച് കൂടുതലാണ്, എന്നാലും ഇത്രേം അടുത്ത് വേറെ വീട് കിട്ടുന്ന നല്ല ബുദ്ധിമുട്ടാ ഇവിടെ.

ഇവിടെയാകുമ്പോ, ഈ വീടാകുമ്പോ അത്യാവശ്യം സൗകര്യങ്ങളും എല്ലാം ഉണ്ട്, നടന്നും പോയിട്ട് വരാം...

ഞാനും ഇവിടെ ക്‌ളീ കിട്ടിയാല് എറണാകുളത്ത് പഠിക്കണം ന്നാണ് ആഗ്രഹം.

ങാ...അവിടെ കിട്ടാൻ ഒരു നൂറിനുള്ളില് വല്ലോം കിട്ടേണ്ടിവരും. പക്ഷേ, ഇവിടത്തന്നെ ഹോസ്ടലുണ്ടല്ലോ.. പെൺകുട്ടികൾക്കുള്ള ഹോസ്റ്റല് ഇവിടെത്തന്നെയുണ്ട്. അപ്പൊ പിന്നെ...

അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് ഒന്നും കാണില്ല.

ഇവിടേം ഹോസ്ടലുണ്ട്, പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രേ ഉള്ളൂ...

ഇല്ലില്ല, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പുറത്ത് എവിടേങ്കിലും പോയി നിൽക്കേണ്ടി വരുന്നത്... മനസിലായി, മനസിലായി...ഇവിടെ...പിന്നെ എറണാകുളം...

മ്, അവിടെ സ്വാതന്ത്ര്യം കിട്ടുമല്ലോ, അല്ലേ? ഹോസ്റ്റലിലെ പോലെ അല്ലാതെ...

മ്, മ്, മ്...ഞാൻ പിന്നെ കുറേ നാളായില്ലേ സംസാരിച്ചിട്ട് അതുകൊണ്ട് ഒന്ന് വിളിച്ചതാണ്...എങ്ങനെ ഇരിക്കണൂ എന്ന് അറിയാൻ വേണ്ടീട്ട്

മ്...അപ്പൊ.....ശരി...അങ്ങനെയാണെങ്കി ഞാൻ കോളേജില് വല്ലോം കേറുന്നുണ്ടെങ്കില് അത് അറിയിക്കാൻ വിളിക്കാം, ഒന്നൂടെ.. ങാ...എറണാകുളത്ത് തന്നെ കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ...